എന്താണ് അവിടുത്തെ സ്ഥിതി? നല്ല തണുപ്പാണോ ചൂടാണോ ഇപ്പോൾ? ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഇപ്പോഴത്തെയൊക്കെ കാലം നോക്കുകയാണെങ്കിൽ കുറെ തണുപ്പ് തന്നെയാണ്.

അതെ? ഇവിടെ ഞാൻ അങ്ങനെ ഇവിടുത്തെയൊരു അവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ നല്ല ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആഹ്. അത് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്.

കോട്ടില്ലാതെ ഒരു മനുഷ്യനും പുറത്തിറങ്ങാൻ നിവർത്തിയില്ല. ആ ഒരു അവസ്ഥയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡിസംബർ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ശക്തി കൂടുകയാണ് ചെയ്യുക. തീവ്രത കൂടും. ജനുവരിയിൽ നല്ല തീവ്രതയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഇപ്പോഴും ഉണ്ട്. ഒരു കോടമഞ്ഞ് ഒക്കെ തോന്നുന്നുണ്ട്. ഏതായാലും ഈ ഒരു തണുപ്പ് കഴിഞ്ഞാൽ സുന്ദരമായിട്ട് ഒരു സ്പ്രിങ് വരികയാണല്ലോ. ഓട്ടം.

അപ്പോൾ അവിടെ നമുക്ക് നല്ലൊരു ആശ്വാസം നൽകുമെന്നുള്ള ഏഹ് തളിർക്കുന്ന മരങ്ങളും

എനിക്ക് പറയാനുള്ള ഇവിടെ ഈ മരങ്ങളുടെയൊക്കെ ഒരു കുറവ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കുറവ് ഇവിടെയുണ്ട്. സോ, കേരളമെന്ന് പറഞ്ഞാൽ ഒരു ഏഹ് എന്താണ് പറയുക ഒരു നല്ല ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ഇപ്പോൾ തണുപ്പ് കുറച്ച് അല്ലെങ്കിൽ ഡിസംബർ അവസാനം അല്ലെങ്കിൽ ജനുവരി തുടക്കത്തിൽ അങ്ങനെ കുറച്ച് ഓരോ പ്രശ്നം ഉണ്ടാകുമല്ലോ. പക്ഷെ ചൂട് എന്ന് പറഞ്ഞാൽ അത്ര തീവ്രമായിട്ടുള്ള ചൂട്. മുൻപൊന്നും ഇല്ലാ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെ? അങ്ങനെ തന്നെ അല്ലെ? പാലക്കാട് ജില്ലയാണെന്നാണ് തോന്നാറുള്ളത്.

അത് തന്നെ. പാലക്കാട് ഞാൻ പാലക്കാട് ജില്ലയിലാണല്ലോ പഠിക്കുന്നത്.

ആഹ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ തണുപ്പ് തണുപ്പ് നോക്കുമ്പോഴേ കൂടുതൽ തണുപ്പ് സമയം ആയാലും കുറെ സമയങ്ങളിൽ തണുപ്പാണ് ഫീൽ ചെയ്യുക

എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ആരോഗ്യത്തിന് തണുപ്പ് എന്നുള്ളത് ഒരു ബുദ്ധിമുട്ട് കൂടിയാണ്.

ഈ സീസണാണ് ഏറ്റവും നമുക്ക് അതിനേക്കാളും നമ്മളെ ഈ ഒരു കാലാവസ്ഥയാണ്. ഒരു കാലാവസ്ഥയെന്ന് പറഞ്ഞാൽ. ഏഹ് അത് ഓട്ടം കാലഘട്ടമാണ്.

എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത്. തണുപ്പ് കാലത്തെ അതിജീവിക്കണമെങ്കിൽ അതുപോലെ നമുക്ക്

അതെ. അത് ഒരു പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ ഇവിടെയൊരു ചൂട്, തണുപ്പ്, മാത്രം ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ രണ്ടെണ്ണത്തിൽ ഏറ്റവും നല്ല ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ തണുപ്പ് തന്നെയായിരിക്കും.

ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ഇതിൽ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചൂട് ചൂട് ഇടണമെന്നുണ്ടെങ്കിൽ അതിനെ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എ.സി. അങ്ങനെയാണ് നമുക്ക് എയർ കണ്ടിഷൻ ഉണ്ടായിട്ട് പലരും ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഇതിൽ ചൂട് , തണുപ്പ് രണ്ടിന്റെയും ഇത് ഉണ്ടെങ്കിലും ഏഹ് പക്ഷെ കൂടുതലും തണുപ്പിനാണ് അധികം ഇറങ്ങുന്നത്. ചില കമ്പനികൾ അങ്ങനത്തെയാണ് ഇറക്കുന്നത്. പക്ഷെ ഈ തണുപ്പ് ഏഹ് അത് അതിജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെ?

തീർച്ചയായും. തണുപ്പിനെ നമുക്ക് അതിജീവിക്കാൻ അറിയാം. അതിജീവിക്കാൻ ജമ്മു കാശ്മീരിന്റെ അവസ്ഥ ഒരുപാട് ഏഹ് ഒരു ബുദ്ധിമുട്ടുകളാണ്

എന്തായാലും ഇത്രയും നേരം നമ്മളോട് ഈ ഒരു കാലാവസ്ഥയെക്കുറിച്ച് സംസാരിച്ചതിന് സംഭാഷണം നടത്തിയതിന് വളരെ നന്നിയുണ്ട്.